തീർച്ചയായും അങ്ങനത്തെ ഒരു അവസ്ഥ ഇന്ന് എത്തിട്ടുണ്ട് പക്ഷെ കേരള ജനത അതിൽ നിന്നുപോലും ഒന്നും പാഠം മനസിലാക്കുന്നില്ല എന്നതും ഒരു വളരെ വിഷമകരമായ ഒരു കാര്യമാണ്.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

വിനോദ സഞ്ചാരികൾക്കയി തുറന്നു കൊടുത്തത് ഒരു ഉദാഹരണമാണ് ഇത്രയുമാണ് വിനോദ സഞ്ചത്തെ കുറിച് എനിക്ക് പറയാനുള്ളത് നന്ദി നാമസക്കാരം